ആ എന്തൊക്കെയാ വിവരങ്ങള്? എന്താ കൊഴപ്പൊന്നൂല്ലാ സുഖവാണ്. എന്തൊക്കെയാ അവിടുത്തെ വിവരങ്ങള്? ഇബടെ എല്ലാര്‍ക്കും സുഖാണ്. വീട്ടിലൊന്നും ആര്‍ക്കും കൊഴപ്പല്ലാ. എന്താ അവടെല്ലാര്‍ക്കും സുഖല്ലേ? കൊഴപ്പോന്നുല്ലല്ലോ ആര്‍ക്കും? ഇല്ല. കൊഴപ്പോന്നുല്ല സുഖാണ്. ആ പിന്നെ വേറൊന്തക്കയാ എന്താപ്പോ പരിപാടി? vacation നൊക്കെയല്ലേ?

പൊറത്തെറങ്ങാന്‍ പറ്റണില്ലാല്ലേ ചൂട് കാരണം? നല്ല ബുദ്ധിമുട്ടാണ്

ആ രണ്ടുമൂന്നു മാസണ്ട്. അത് കാരണം വെര്‍തെ വീട്ടിലിരിക്കയാ.

എന്താ നിങ്ങളവടൊരു പുതിയ restaurant തൊടങ്ങിട്ടിണ്ട് ഇല്ലേ? ഞങ്ങളിന്നലെ അതുവഴി വന്നപ്പോ അവിടൊന്ന് കേറി നോക്കിയിരുന്നു.

ങ്ങള് പോയിരുന്നോ? ആ ഒരീസം പോയിരുന്നു. ആ ഞങ്ങളിന്നലെ കേറിയിരുന്ന്. ഒരു juice കുടിച്ചു. ഞങ്ങള് food കഴിച്ചിട്ടാ വന്നിരുന്നേ. അപ്പോ കേ വരുമ്പോ just ഒന്ന് കേറിയതാണ്. അപ്പോ എന്തേലും കഴിക്കണ്ടേച്ചിട്ട് കഴിച്ചതാണ്. നല്ല juice ആയിരുന്നു. നല്ല quantity ഒക്കെ ഉണ്ടായിരുന്നു. ആ എല്ലാ variety foods ഉം ഉണ്ട്. ആ ഒരുപാട് food ണ്ട്. നല്ല ആഹ് quantity ല് നല്ല വെലക്കൊറവിലാ തോന്നുന്നേ അവിടുത്തെ എല്ലാ food കളും.

ഉം നല്ല parking area ഒക്കെ ഉണ്ട്. നല്ല spot ആണ്. ആളുകള് പെട്ടന്ന് കാണുന്നൊരു സ്ഥലം.

ഞങ്ങളവിടുന്ന് juice കുടിച്ച അന്ന് ഞാനവിടുത്തെ cook നോട് recipe ഒക്കെ ചോയ്ചാര്‍ന്നു. എന്താ പറഞ്ഞ്‌? ഏതായിരുന്നു food? മുന്തിരി juice ആ ഞാന്‍ കുടിച്ചത്. ആ എന്താ recipe പറഞ്ഞത്? പച്ചമുന്തിരിം, ഇഞ്ചിയും, പിന്നെ കൊറച്ച് പൊതിനയിലയും, ഏലക്കായി, പഞ്ചസാരേം ബാടെ ഇതാക്കിട്ട്. ആ അതായിരിക്കും അല്ലേ? അതന്നെ നല്ല variety ആയിട്ടാ അവർ food ഉണ്ടാക്കണത്. എല്ലാ food ഉം നല്ല taste ഇണ്ട്. നമ്മള് നമ്മളിണ്ടാക്കണതിനെക്കാട്ടും നല്ല taste ഇണ്ട്. ആ ഒന്നാമത് ഇപ്പോ എല്ലാര്‍ക്കും വീട്ടിലിണ്ടാക്കാന്‍ നല്ല മടിയല്ലേ? ആ കാര്യായിട്ട് അത് തന്നെയാണ്. വീട്ടിലിണ്ടാക്കാന്‍ എല്ലാര്‍ക്കും മടിയല്ലേ? ആരും മെനക്കെടാന്‍ ബുദ്ധിമുട്ട്. എല്ലാര്‍ക്കും അതാണ്‌ കാര്യം.

ഒന്ന് try ചെയ്ത് പോലും നോക്കൂല ആരും. കാരണം ഇനി എന്തേലും തെറ്റായാലൊന്നൊക്കെ കരുതിട്ടായിരിക്കും. നല്ലത് കടേന്ന് വാങ്ങണല്ലേ വിചാരിച്ചിട്ടെ എല്ലാരും വേഗം കടേന്ന് order ചെയ്യും. ആ ഇപ്പോ എല്ലായിടത്തും home delivery ഇണ്ടല്ലോ? ആ ഇവിടെം നല്ല home delivery ഒക്കെ കാണണുണ്ട്. ഒരുപാട് staff ഒക്കെണ്ടവടെ. വല്യ കടയും. ആ ഉം പൊറത്തൊക്കൊക്കെ പൊറത്തിരുന്ന് കഴിക്കാനൊക്കെ നല്ല spot ആ നല്ല എല്ലാറ്റിനും സൗകര്യണ്ട്. ആ ഇപ്പോ എല്ലാട്ത്തും restaurant ഉം hotel കളൊക്കത്തന്നെ തൊടങ്ങണ് കാര്യായിട്ട്.

നീയിപ്പോ cake ണ്ടാക്കണ്ണ്ട് അല്ലേ? ആ cake ണ്ടാക്കണ്ണ്ട്. അതൊരു side business യിട്ട്‌ ഇങ്ങനെ പോകുന്നു.

ആ എത്ര kg വരെയാ ഇണ്ടാക്കണ്? just ഒരു മൂന്ന് നാല് kg വരെ ഇതുവരെ ഉണ്ടാക്കിട്ടുള്ളൂ. അയിനൊള്ള ഒ~ order കളെ തന്നെ ഇതുവരെ കിട്ടിട്ടോള്ളൂ. ആ ഉം chocolate cake ഒക്കെ ഉണ്ടാക്ക്ണ്ട് ഇല്ലേ?

അപ്പോ നിങ്ങള് സാധനങ്ങളൊക്കെ എവിടന്നാ വേടിക്കല് പൊറത്തുന്നാ? അതിവിടെ ഒരടുത്ത് super market ണ്ട്. അവടവര് വിളിച്ചാ കൊടുന്ന് കൊടന്നരും വീട്ടില്‍ക്ക്‌. വിളിച്ചു പറഞ്ഞാല് home delivery ഒക്കെയുണ്ട്. പിന്നെ നമുക്ക് വേണെങ്കി നമുക്ക് അഹ് സൗകര്യത്തിനനുസരിച്ച് വേണ്ട സാധനങ്ങളൊക്കെ പോയി ഒരു ഒരുമിച്ച് വാങ്ങിച്ച് വരാലോ. അയിന്‍റെ cream ഉം സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങിച്ച് വച്ചാ കേട് വരില്ലേ? അപ്പോ പിന്നെ അതപ്പഴക്ക് വേണ്ട സമയനുസരിച്ച് വിളിച്ച് പറയാറാ.

discount ഉണ്ട് പഴയ ഒരു പരിധിവരെ വെല കൊറവാണവടെ. ഹാ ഉം അങ്ങനെ ഉള്ള home delivery ഒക്കെ ഉണ്ടായതോണ്ട് ഒരുപാടാളുകള്‍ക്ക് നല്ല ഉപകാരാണ്. മറ്റേത് നമ്മള് വീട്ടിലൊന്നും ആരുല്ലാത്ത ആളുകളാണെങ്കില്‍ ഒറ്റക്കൊക്കെ വണ്ടിയൊക്കെ ഒറ്റക്കെടുത്ത് പോയി വാങ്ങിക്കാന്ന് പറഞ്ഞാ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ചെലവും കൂടുതലാണ്. ഇതാവുമ്പോ പിന്നെ shipping charge കൊടുത്താല് വീട്ടില്‍ക്ക്‌ കൊണ്ടുവന്ന് തരുവല്ലോ നമുക്ക് വേണ്ട സാധനങ്ങള്. ഉം അപ്പോ സുഖാണല്ലേ? എനിക്കൊരു cake വേണാർന്നു. ആ പറയോണ്ട് ഉണ്ടാക്കണ്ട്.

ഇപ്പോ പിന്നെ ആരും മെനക്കടിണില്ല. കാരണം എല്ലാരും ഇതുപോലെ ഓ ആഹ് order ചെയ്യല്ലേ ഇത് കൊണ്ടന്ന് തരുവും ചെയ്യും. നമ്മളെ ഇഷ്ട്ടത്തിന് നമ്മള് പറയണ സാധനം തരുവും ചെയ്യും.

അതോണ്ടന്നെ ഒരുപാട് home delivery, home makers ഒക്കെ ഉണ്ട് ഇപ്പോ. വീട്ടമ്മമാരൊക്കെ ഒരുപാട് പേരിപ്പോ cake ന്ന് മാത്രല്ല ഏത് തരം food വേണെങ്കിലും നമുക്ക് പറയണതുപോലെ അവരുണ്ടാക്കി തരും. മ്മളെ വീട്ടില്‍ക്ക്‌ കൊണ്ടന്നു തരും ചെയ്യും. ആ ഇണ്ട് വീട്ടിന്ന് വാങ്ങിക്കുമ്പോ പിന്നെ കൊറച്ച് quantity കൂടുതലായിരിക്കും.

hotel കളെ ഒക്കെ അപേക്ഷിച്ചിട്ട്‌, hotel കളിലൊക്കെ അതെ quantity അല്ലേ ഉണ്ടാവാ.

സാധാ വീട്ടിന്നൊക്കെ നമ്മള് order ചെയ്യുമ്പോ കൊറച്ചൊരു quantity കൂടുതലായിരിക്കും.

ആ എനിക്ക് vancho cake ആ വേണ്ടാര്‍ന്ന്. ആ പ പ date പറയോണ്ട് കൊണ്ടോന്ന് തര്ണ്ട്. എത്ര ദിവസം മുമ്പ് order ചെയ്യണം? അതൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് order ചെയ്താ മതി. കാരണം രണ്ട് ദിവസം എന്തായാലും മുമ്പ് പറയണം. സാധനങ്ങളൊക്കെ എത്തിച്ച് ready ആക്കണ്ടേ?

ഇപ്പോ പിന്നെ ഒരുപാട് food കളും ഇല്ലെ? എരിവായാലും മധുരായാലും.

കുട്ട്യോള്‍ക്കൊക്കെ കൂടുതലും താല്‍പര്യം മധുരത്തിനോടായിരിക്കും. പിന്നെ പ്രായായോര്‍ക്കോട്ട് മധുരം പറ്റുല്ലാ. ഈ sugar ഉം pressure ഒക്കെ ഉള്ളതുണ്ടേ.

ചെലര് വെറും, വെറും spicy മാത്രായിട്ടുള്ള food കഴിക്കിന്നോരും ഉണ്ടാവും. ഉം ഞാനേ ഒരു യൂട്യൂബ് channel ല് തൊറക്കണന്ന് വിചാരിക്ക്ണ്ട്. ആ food ന്‍റെയാണോ? food blog ആയിരിക്കും ഇല്ലേ?

എന്നാലും ഇപ്പഴും ഒരുപാട് food bloggers ഒക്കെ ഇണ്ടേ. ആ ഞാനേ ഈ shammy's kitchen എന്നും കാണാറുണ്ട്. ആ ചെറിയൊരു തട്ടുകട ആയാലും അവടെ കിട്ടണത് എന്തേലും ഒരു ചെറിയൊരു variety അവിടെ ഉണ്ടെങ്കി ഇപ്പോ എല്ലാവരും അങ്ങോട്ട് പോവും.

എല്ലാരും variety ആണ്. നമ്മള് സാധാരണ നമ്മള് കഴിച്ച് കഴിച്ച food ഒക്കെ മടുത്തിട്ടെ എന്തേലൊരു variety ഉണ്ടോന്ന് തെരഞ്ഞുപോണ ആളുകളാ അധികം. ആ ഇപ്പോ arabian foods ഒക്കെ അല്ലേ കൊറേ വര്ണ്. ആ ഇവടെ അടുത്തന്നെ ഒരുപാട് വല്യ restaurant കളൊക്കെ ഉണ്ട്. ചെലതിൽ നല്ല കച്ചോടം കിട്ടും ചെലതില് തീരെ കച്ചോടല്ലാത്തത് ഇണ്ടാവും. എന്നാ ചെറിയ ചെറിയ കടകളില് ചെലപ്പോ കച്ചോടം കൂടുതല്ലുള്ളതും ഉണ്ടാവും.

ആദ്യായിട്ട് parking ആ എല്ലാരും നോക്കണത്. കാരണം വണ്ടി എ~എന്തായാലും ഒരു വണ്ടില്ലാതെ ആരും വരില്ലല്ലോ.

അപ്പൊ എല്ലാര്‍ക്കും അതിനനുസരിച്ച് സൗകര്യത്തിന് നിര്‍ത്തിടാനൊക്കെ.

ഇവിടുത്തെ restaurant ല്‍ നല്ല കച്ചോടം ഉണ്ടത്ത്രേ.

എല്ലാ സാധനങ്ങളും ഉണ്ടായോണ്ടേ. ആ വീട്ടില് കാര്യായിട്ട് ഇണ്ടാക്കാറാണോ? അതോ പൊറത്തുന്ന് വാങ്ങിക്കാറാണോ? ഞങ്ങളധികും വീട്ടില് ഇണ്ടാക്കാറ് തന്നെയാണ്‌.

അതാ നല്ലത്. കുട്ടികള്‍ക്കൊക്കെ കൊടുക്കാൻ. ആ ഇങ്ങള്‍ടെ അവടെ പച്ചക്കറിയൊക്കെ എവിടന്നാ മേടിക്കല്? ഞങ്ങള് കടേന്ന് തന്നെയാ വാങ്ങിക്കാറ്. അതും ഒരുപാട് chemical ഒക്കെ ഇട്ടിട്ടുള്ളതല്ലേ? അഹ് കുറേനേരം വെള്ളത്തിലൊക്കെ ഇട്ടുവെചിട്ടാ കഴുകാറൊക്കെ.

നിങ്ങളെന്താ ചെയ്യാറ്? ഞങ്ങള്‍ടെ ഇവടെ ഇണ്ടല്ലോ പച്ചക്കറി തോട്ടം. അത് കാരണം ഞങ്ങള് വീട്ടിന്ന് തന്നെയാ ഒക്കെ. അതികവടെ ഉണ്ടാവുല്ലേ? സാധനങ്ങളൊക്കെ. വീട്ടിലന്നെ.

എന്നാലും കൊറേയൊക്കെ പൊറത്ത്ന്ന് വാങ്ങിക്കൊണ്ടെരും.

ചെലതൊക്കെ ഇപ്പ അധികം എല്ലാര്‍ക്കും juice അല്ലേ വേണ്ട്. അപ്പോ തണ്ണിമത്തനാ എല്ലാര്‍ക്കും ആവശ്യം.

എല്ലാര്‍ക്കും വേണ്ടത്. വേറെ ചൂടുള്ള food ഒന്നും നമ്മള് കഴിക്കൂല. ചൂടുള്ള സമയത്ത് ത എന്തായാലും തണുത്തന്നല്ലേ വേണ്ടത്. കാര്യായിട്ട് ചായ, coffee ഒക്കെ അല്ലേ കുടിക്കാറ്.

വീട്ടിലെങ്ങനാ എല്ലാരും. food ഒക്കെ ഏതാ ഇഷ്ട്ടം. എരിവുള്ളതോ? മധുരള്ളതായിരിക്കും അങ്ങനെന്തെങ്കിലും കഴിക്കാരുനുണ്ടോ?

എല്ലാര്‍ക്കും അതിനോടായിരിക്കും കൊറച്ച് താല്‍പര്യം കൂടുതലെ. എരിവുള്ളതേ.

കുട്ടികള്‍ക്ക് പറ്റൂലല്ലോ. അവര്‍ക്കായിട്ടില്ലെങ്കില്‍ പിന്നെ വേറെ food ഉണ്ടാക്കണ്ടി വരും.

എല്ലാര്‍ക്കും ഒരുമിച്ച് തന്നയല്ലേ വെക്കാറ്?

കുട്ടികള്‍ക്ക് പിന്നെ കൊറച്ച് മധുരം കൂടുതല്. കുട്ടികള് പൊതുവെ കഴിക്കൂലല്ലോ food, food. ചോറൊന്നും കൊടുത്താ ഓര് കഴിക്കൂല.

എന്തേലും മിഠായി items ഒക്കെ കൊടുത്താ അവര് വേഗം കഴിക്കും. ഹാ അധികം കൊടുക്കണ്ടാ അത് നല്ലതല്ല. പൊതുവെ കുട്ടികള് ചോറൊന്നും തിന്നൂല. മടിയല്ലേ?

അവട പിന്നെ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ?

പ്രായായോരോക്കെ എങ്ങനാ? food ഒക്കെ. മരുന്നൊക്കെ കഴിക്കണോരല്ലേ? എല്ലാതരം food കഴിക്കാന്‍ പറ്റുവോ? ഇല്ല. അവര്‍ക്കധികം sugar ഇട്ടത് ഇട എന്താ കഴിക്കാന്‍ പാടില്ലാത്തത്. sugar ഉം pressure ഒക്കെ കൂടുതല് തന്നെ. എല്ലാരും ഇപ്പം

ഇവിടെ പിന്നെ എന്റെ വീട്ടില് എനിക്ക് മാത്രേ ചായ ഇഷ്ട്ടള്ളൂ. പ്രായള്ളോര്‍ക്ക് പിന്നെ മധുരിടാതെ ആ ചായൊക്കെ ഇവടെ എല്ലാര്‍ക്കും വേണം.

കുട്ടികളിപ്പോ എന്താ കാര്യായിട്ട് അവര്‍ക്ക് കൊടുക്കുകാ? daily ആ കൊടുക്കണത് മാത്രം. ആ സമയത്തിന് കൊടുക്കണത് മാത്രം. അതും ഭയങ്കര വാശിയായിരിക്കും.

ചെല കുട്ടികള് നേരെ തിരിച്ചായിരിക്കും. അങ്ങനെ variety ആയിട്ട് എന്തേലും ഒക്കെ കണ്ടാ അതായിരിക്കും അവര് കൂടുതല് കഴിക്കാ.

നമ്മളും അങ്ങനെ തന്നല്ലേ? ഇപ്പോ daily കഴിച്ച food കഴിച്ച നമ്മക്കൊരു ഒരു മടുപ്പല്ലായിരിക്കും.

ഇവടെ എല്ലാർക്കും എറച്ചി items നല്ല ഇഷ്ട്ടാ. ആ ഇവിടേം അങ്ങനെ തന്നെയാ. vegetable ഒന്നും ഇപ്പം ആര്‍ക്കും വേണ്ടാ. ഇവിടെയുള്ളോർക്കും വേണ്ട.

vegetable നോടൊന്നും ആര്‍ക്കും താല്‍പര്യല്ലാ.

homemade food ന്നെ വേണന്നില്ല ഇപ്പോ ഒക്കെ പൊറത്തുന്ന് order ചെയ്യാ കഴിക്കല്ലേ?

ഇപ്പോ നമ്മളന്നെ എവടെലും ഒരു പുതിയ food item വന്നുക്കുണുന്ന് കേട്ടാ ആദ്യം അവ്ട്ക്കു പോകും.

അതെപോലൊക്കെ തന്നാ എല്ലാരും. variety ആയിട്ട് എന്തെങ്കിലും കിട്ടിയാ ആദ്യം അവടക്കു പോവാ, അതൊക്കെ ഒന്ന് try ചെയ്ത് നോക്കാന്. ആ ഇന്നലെ ഇയ്യ്‌ status ഇട്ടാരുന്നല്ലോ കായ്പോള. അത് ഇയ്യ്‌ ഇണ്ടാക്കിയതാ? അല്ലാ. അത് ഞങ്ങളൊരു friend ന്‍റെ വീട്ടിന്ന് ത~തന്നതാ അടുത്തത്തൊരു വീട്ടിന്ന്.

കൊറച്ചിപ്പൊ തന്നതാണ് just. ഇങ്ങള്‍ടെ അടുത്തൊരു pineapple തോട്ടണ്ട് ഇല്ലേ?

ഇങ്ങളവിടുന്നാ സാനങ്ങള് വേടിക്കാറ്? അങ്ങനോന്ന് അവിടെ വീട്ടില്‍ക്കങ്ങനെ കാര്യായിട്ട് കൊടുക്കാറില്ല. ഓര് കാര്യായിട്ട് പൊറത്ത്ക്ക് കൊടുക്കാറാണ് ആ അതന്നെ ഓര് market കൾക്കൊക്കെ കൊടുക്കല്ലേ. അതാണ്‌ കാര്യായിട്ട് വാ വേ എന്താ rate കൊറവാ പറഞ്ഞത്.

കൂടുതല് items ഇങ്ങനെ കേറ്റി അയക്കുമ്പോ ലാഭല്ലേ? ആ ഇബടെ ഇപ്പോ എല്ലാര്‍ക്കും വേണ്ടത് തണ്ണിമത്തനാ. ഉം ഇവടെ fruits ആ കാര്യായിട്ട് ചെലവാവണത്.

കടെലൊക്കെ ഇപ്പോ നല്ല തെരക്കല്ലേ ചൂടായതോണ്ട്.

പിന്നെ വേ മത്തനെക്കാളും ഇപ്പ നല്ല variety സാധനങ്ങള് ഉണ്ട് ഇയ്യ്‌ yellow colour ഉള്ളത്. ആ അതൊക്കണ്ട് ഇപ്പോ. എന്താ ഓരോ പരീക്ഷണൊക്കെ നടത്തിട്ടുണ്ടല്ലോ? എങ്ങ എന്താ ഒന്നും അറിയില്ല.